ക്രിസ്റ്റ്യൻ ചർച്ച് പോലെയുള്ളൊരു ബിൽഡിംഗ് ഇന്റെ എ ഫ്രണ്ട്‌ ഇലായി കുറെ സ്ത്രീകൾ നിൽക്കുന്നുണ്ട്.

കടയുടെ ഫ്രണ്ട് ഇൽ ഒരു കുട്ടി സാധനം വാങ്ങുന്നതായും കാണാം.

ജിം ഇൻ്റെ ഉള്ളിൽ മൂന്ന് യുവാക്കൾ സെൽഫി എടുക്കുന്ന ഒരു ചിത്രമാണിത്.

ആ ലെഫ്റ്റ് സൈഡ് ഇൽ ഒരു കേർവ്ഡ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗും അതിൻ്റെ പിന്നിലായി ഒരു വലിയ ബിൽഡിംഗും കാണാം.

ആഹ് അതൊരു ബാങ്കിൽ ഒരു സ്റ്റീൽ ഗേറ്റും കാണാവുന്നതാണ്.

ചിത്രത്തിൽ ഒരു മനോഹരമായ റെഡ് കളർ ബിൽഡിംഗ് കാണാവുന്നതാണ്.

സ്റ്റേറ്റ് ബാങ്ക് എ_ടി_എം ഇൻ്റെ ഫ്രണ്ട് ഇൽ ഒരു ബൈക്കും നിർത്തിയിട്ടിട്ടുണ്ട് കൂടെ ഒരു സൈക്കിളും ഉണ്ട്.

യുവാവ് ഒരു പച്ച ടീ ഷർട്ടും കറുത്ത ഷോർട്സുമാണ് ധരിച്ചിരിക്കുന്നത്.

ചിത്രത്തിൻ്റെ പിന്നിലെ ഗ്രൗണ്ട് ഇൽ കു ചെറിയ പൂക്കളും കാണാവുന്നതാണ്.

ബി_ഡി വേൾഡ് സ്കൂളിൻ്റെ ഒരു ആനിവേഴ്സറി ഫംഗ്ഷനാണ് ഈ ചിത്രത്തിൽ കാണുന്നത്.

ചിത്രത്തിൻ്റെ റൈറ്റ് സൈഡിലായി ഒരു കുട്ടിയെയും കാണാം ലെഫ്റ്റ് സൈഡിലും ഒരു കുട്ടിയെ കാണാം.